ലിനക്സ് ഫൈൽ അട്രിബ്യൂട്ട്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇതിനായി എക്സാംപിൾ1 എക്സാംപിൾ2 എക്സാംപിൾ3 എക്സാംപിൾ4 എക്സാംപിൾ5 ടെസ്റ്റ്ചൌൺ എന്നീ ഒഴിഞ്ഞ ഫയലുകൾ സൃഷ്ടിക്കുവാൻ അറിഞ്ഞിരിക്കണം
test chown ഡയറക്ടറി1 തുടങ്ങിയ ഒഴിഞ്ഞ directoriesഉം സൃഷ്ടിക്കുക
ഒരു കംപ്യൂട്ടർ ഫയലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്ന ഒരു മെറ്റഡാറ്റ ആണ് ഫൈൽ അട്രിബ്യൂട്ട്
ഫൈൽ അട്രിബ്യൂട്ട് ഒരു ഫയലിന്റെ പ്രത്യേകതകളായ ഓണർ ഫൈൽ ടൈപ്പ് ആക്സസ് പെർമിഷൻസ് മുതലായവ ഉൾകൊള്ളുന്നു
c ഹ് ഓൺ കമാൻഡ് ഒരു ഫയലിന്റെ അല്ലെങ്കിൽ directoryയുടെ ownershipൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്നു
ഇത് ഒരു അഡ്മിൻ കമാൻഡ് ആണ്
അതായത് റൂട്ട് userന് മാത്രമേ ഒരു ഫയലിന്റെ അല്ലെങ്കിൽ directoryയുടെ ownerനെ മാറ്റാൻ കഴിയുകയുള്ളൂ
ചൌൺ commandന്റെ ഘടന ചൌൺ സ്പേസ് ഓപ്ഷൻസ് സ്പേസ് ഓണർനേം സ്പേസ് ഫൈല്നേം അല്ലെങ്കിൽ ഡയറക്ടറിനേം ചൌൺ കമാൻഡിനോടൊപ്പം താഴെ പറയുന്ന ഓപ്ഷനുകൾ നൽകാം
R നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന directoryയിലെ subdirectoriesൽ ഉള്ള filesന്റെ പെർമിഷൻ മാറ്റുന്നതിന്
c ഓരോ ഫയലിന്റേയും പെർമിഷൻ മാറ്റുന്നതിന്
f എറർ മെസേജസ് കാണിക്കുന്നതിൽ നിന്നും ച്ച് ownനെ തടയുന്നതിന് ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നോക്കാം
ടെർമിനലിലേക്ക് പോകുക
ഇപ്പോൾ നമ്മൾ ഒഴിഞ്ഞ ഫയലുകളും ഫോൾഡറുകളും സൃഷ്ടിച്ച directoryയിലേക്ക് പോകാം
അതിനായി സിഡി സ്പേസ് ഡെസ്ക്ടോപ്പ് സ്ലാഷ് ഫൈൽ അട്രിബ്യൂട്ട് എന്നിട്ട് എന്റർ കൊടുക്കുക
ഇപ്പോൾ കമാൻഡ് ടൈപ്പ് ചെയ്യാം
എൽഎസ് സ്പേസ് l സ്പേസ് ടെസ്റ്റ്ചൌൺ എന്റർ കൊടുക്കുക
ഇവിടെ നമുക്ക് ടെസ്റ്റ്ചൌൺ ഫയലിന്റെ ഓണർ ഷാഹിദ് ആണെന്ന് കാണാം
ഫയലിന്റെ ownerനെ മാറ്റുന്നതിനായി ടൈപ്പ് ചെയ്യുക സുഡോ സ്പേസ് c ഹ് ഓൺ സ്പേസ് അനുഷ സ്പേസ് ടെസ്റ്റ്ചൌൺ എന്നിട്ട് എന്റർ പ്രസ് ചെയ്യുക
സുഡോ പാസ് വേർഡ് നൽകിയിട്ട് വീണ്ടും എന്റർ കൊടുക്കുക
ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് l സ്പേസ് t e s t c h o w ന് എന്റർ കൊടുക്കുക
ഇപ്പോൾ പുതിയ ഓണർ അനുഷ ആണെന്ന് കാണാം
ഇപ്പോൾ ഒരു directoryയുടെ ownerനെ എങ്ങനെ മാറ്റുമെന്ന് നോക്കാം
കമാൻഡ് ടൈപ്പ് ചെയ്യുക എൽഎസ് l എന്റർ പ്രസ് ചെയ്യുക
ഇവിടെ test chown directoryയുടെ ഓണർ ഷാഹിദ് ആണെന്ന് കാണാം
directoryയുടെ ownerനെ മാറ്റുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക
സുഡോ സ്പേസ് ചൌൺ സ്പേസ് മൈനസ് ക്യാപിറ്റൽ R സ്പേസ് a n u s h അ സ്പേസ് test chown അതായത് directoryയുടെ പേര്
എന്റർ കൊടുക്കുക
ആവശ്യമെങ്കിൽ സുഡോ പാസ് വേർഡ് കൊടുത്ത് വീണ്ടും എന്റർ പ്രസ് ചെയ്യുക
CltL പ്രസ് ചെയ്ത് സ്ക്രീൻ ക്ലിയർ ചെയ്യാം
എന്നിട്ട് ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് l
എന്റർ കൊടുക്കുക
ഇപ്പോൾ നമുക്ക് directoryയുടെ പുതിയ ഓണർ അനുഷ ആണെന്ന് കാണാം
ഒന്നോ അതിലധികമോ ഫയലുകളുടെ ആക്സസ് മോഡ് അല്ലെങ്കിൽ പെർമിഷൻസ് മാറ്റുന്നതിനായി ച്മോഡ് കമാൻഡ് ഉപയോഗിക്കുന്നു
ച്മോഡ് കമാൻഡിന്റെ ഘടന ച്മോഡ് സ്പേസ് options സ്പേസ് മോഡ് സ്പേസ് ഫൈല്നേം സ്പേസ് ച്മോഡ് സ്പേസ് options സ്പേസ് ഫൈല്നേം ച്മോഡ് കമാൻഡിനോടൊപ്പം നൽകുന്ന ഓപ്ഷനുകൾ ഇവയാണ്
c160 മാറ്റം വരുത്തിയ ഫയലുകളുടെ പ്രിന്റ് ഇൻഫർമേഷൻ
f160 chmodന് മാറ്റാൻ കഴിയില്ലെന്ന് ഫയലുകളുടെ യൂസറിനെ കാണിക്കാതിരിക്കാൻ
വിവിധ തരം ആക്സസ് അല്ലെങ്കിൽ പെർമിഷൻസ് ഇവയാണ്
r റീഡ് w റൈറ്റ് x എക്സിക്യൂട്ട് s സെറ്റ് യൂസർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇഡ് മറ്റൊരു രീതിയിൽ പെർമിഷൻസ് സൂചിപ്പിക്കുന്നതിനായി ഒരു മൂന്നക്ക ഓക്ടൽ നംബർ ഉപയോഗിക്കാം
ആദ്യ അക്കം ഓണർ പെർമിഷൻ സൂചിപ്പിക്കുന്നു രണ്ടാമത്തേത് ഗ്രൂപ്പ് പെർമിഷൻ മൂന്നാമത്തേത് മറ്റുള്ളവരുടെ പെർമിഷൻ
പെർമിഷൻസ് കണക്കാക്കുന്നതിനായി ഈ ഓക്ടൽ മൂല്യങ്ങൾ സങ്കലനം ചെയ്യുന്നു
4 റീഡ് 2 റൈറ്റ് 1 എക്സിക്യൂട്ട് ഇപ്പോൾ chmodന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം
ടെർമിനലിലേക്ക് പോയി എക്സാംപിൾ1 ഫയലിന് execute by യൂസർ പെർമിഷൻ നൽകുന്നതിനുള്ള കമാൻഡ് എന്റർ ചെയ്യുക
അതിന് മുൻപ് Cltl പ്രസ് ചെയ്ത് സ്ക്രീൻ വൃത്തിയാക്കുന്നു
ടൈപ്പ് ചെയ്യുക ച്മോഡ് സ്പേസ് ux സ്പേസ് എക്സാംപിൾ1 എന്റർ പ്രസ് ചെയ്യുക
വരുത്തിയ മാറ്റങ്ങൾ കാണുന്നതിനായി എൽഎസ് സ്പേസ് l സ്പേസ് എക്സാംപിൾ1 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഇവിടെ നിങ്ങൾക്ക് എക്സാംപിൾ1 ഫയലിന് ownerക്കായി readwriteഎക്സിക്യൂട്ട് permissionഉം groupനായി readഎക്സിക്യൂട്ട് permissionഉം മറ്റുള്ളവർക്കായി execute ഓൺലി permissionഉം നൽകുന്നത് കാണാം
കമാൻഡ് ടൈപ്പ് ചെയ്യുക ച്മോഡ് സ്പേസ് 751 സ്പേസ് എക്സാംപിൾ1 എന്റർ
ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് l സ്പേസ് എക്സാംപിൾ1 എന്റർ
മുകളിലത്തെ കമാൻഡ് എക്സാംപിൾ1 ഫയലിന് ownerക്കായി readwriteഎക്സിക്യൂട്ട് permissionഉം groupനായി readഎക്സിക്യൂട്ട് permissionഉം മറ്റുള്ളവർക്കായി execute ഓൺലി permissionഉം നൽകിയതായി കാണാം
എക്സാംപിൾ1 ഫയലിന് എല്ലാവർക്കും read ഓൺലി പെർമിഷൻ നൽകുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക
ച്മോഡ് സ്പേസ് r സ്പേസ് എക്സാംപിൾ1
എന്റർ കൊടുക്കുക
ഇപ്പോൾ ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് l സ്പേസ് എക്സാംപിൾ1 എന്റർ
ഇവിടെ എക്സാംപിൾ1 ഫയലിന് എല്ലാവർക്കും read ഓൺലി പെർമിഷൻ നൽകിയതായി കാണാം
എല്ലാവർക്കും റീഡ് ആൻഡ് എക്സിക്യൂട്ട് accessഉം ownerന് വ്രൈറ്റ് accessഉം നൽകി കൊണ്ട് ഡയറക്ടറി1 ഡയറക്ടറി പെർമിഷൻ റിക്കർസിവ്ലി ആയി മാറ്റുന്നതിന് വേണ്ടി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക
ച്മോഡ് സ്പേസ് മൈനസ് ക്യാപിറ്റൽ R സ്പേസ് 755 സ്പേസ് ഡയറക്ടറി1 എന്റർ
മാറ്റങ്ങൾ കാണുന്നതിനായി എൽഎസ് സ്പേസ് l ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
എക്സാംപിൾ2 ഫയലിന് യൂസർ എക്സിക്യൂട്ട് പെർമിഷൻ നൽകുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക ച്മോഡ് സ്പേസ് ux സ്പേസ് എക്സാംപിൾ2 എന്റർ
കമാൻഡ് ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് l സ്പേസ് എക്സാംപിൾ2 എന്റർ
ഇവിടെ example2ന് യൂസർ എക്സിക്യൂട്ട് പെർമിഷൻ നൽകിയതായി കാണാം
എക്സാംപിൾ3 ഫയലിൽ groupനായി റൈറ്റ് പെർമിഷൻസ് ചേർക്കുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക ച്മോഡ് സ്പേസ് gw സ്പേസ് എക്സാംപിൾ3 എന്റർ
ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് l സ്പേസ് എക്സാംപിൾ3 എന്റർ
ഇവിടെ groupന് റൈറ്റ് പെർമിഷൻ ചേർക്കപ്പെട്ടതായി കാണാം
എല്ലാവർക്കും റൈറ്റ് പെർമിഷൻസ് നീക്കം ചെയ്യുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക
ച്മോഡ് സ്പേസ് a വ്വ് സ്പേസ് എക്സാംപിൾ3 എന്റർ ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് l സ്പേസ് എക്സാംപിൾ3 എന്റർ
ഇവിടെ നമുക്ക് എല്ലാവരിൽ നിന്നും റൈറ്റ് പെർമിഷൻ നീക്കം ചെയ്യപ്പെട്ടതായി കാണാം
ഒന്നോ അതിലധികമോ ഫയലുകളുടെ ഗ്രൂപ്പിനെ ഒരു പുതിയ ഗ്രൂപ്പിലേക്ക് മാറ്റുന്നതിന് ചിഗിആർപി കമാൻഡ് ഉപയോഗിക്കുന്നു
പുതിയ ഗ്രൂപ്പ് എന്നത് etcgroupൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇഡ് നംബർ അല്ലെങ്കിൽ ഗ്രൂപ്പ് നെയിം ആയിരിക്കും
ഒരു ഫയലിന്റെ ownerനോ അല്ലെങ്കിൽ ഒരു പ്രിവിലേജ്ഡ് userനോ മാത്രമേ ഗ്രൂപ്പ് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ
ചിഗിആർപി കമാൻഡിന്റെ ഘടന ചിഗിആർപി സ്പേസ് options സ്പേസ് ന്യൂഗ്രൂപ്പ് സ്പേസ് ഫൈൽസ്
ടെർമിനലിലേക്ക് പോയി ചിഗിആർപി കമാൻഡിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം
കമാൻഡ് ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് l സ്പേസ് എക്സാംപിൾ4 എന്റർ
ഇവിടെ ഗ്രൂപ്പ് പെർമിഷൻ യൂസർ shahidന് ആണെന്ന് കാണാം
ഗ്രൂപ്പ് പെർമിഷൻ മാറ്റുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക സുഡോ സ്പേസ് ചിഗിആർപി സ്പേസ് രോഹിത് സ്പേസ് എക്സാംപിൾ4 എന്റർ കൊടുക്കുക ആവശ്യമെങ്കിൽ സുഡോ പാസ് വേർഡ് നൽകുക
ഇപ്പോൾ കമാൻഡ് ടൈപ്പ് ചെയ്യാം എൽഎസ് സ്പേസ് l സ്പേസ് എക്സാംപിൾ4 എന്റർ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് shahidൽ നിന്ന് rohitലേക്ക് മാറിയതായി കാണാം
Deviceന് അസൈൻ ചെയ്തിട്ടുള്ള ഒരു യൂണിക്ക് ഇന്റിജർ ആണ് ഇനോട് നമ്പർ
ഒരു ഫയൽ അല്ലെങ്കിൽ directoryയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇനോട് സ്റ്റോർ ചെയ്യുന്നു
എല്ലാ ഫയലുകളും inodesലേക്കുള്ള ഹാർഡ് ലിങ്ക്സ് ആണ്
ഒരു പ്രോഗ്രാം ഒരു ഫയലിനെ അതിന്റെ പേര് ഉപയോഗിച്ച് റെഫർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സിസ്റ്റം ബന്ധപ്പെട്ട ഇനോട് തിരയുന്നതിനായിട്ടാണ് ആ ഫയൽ നെയിം ഉപയോഗിക്കുന്നത്
ഒരു ഫയലിന്റെ ഇനോട് നമ്പർ കാണുന്നതിനായി എൽഎസ് സ്പേസ് i കമാൻഡ് ഉപയോഗിക്കാം
കമാൻഡ് ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് i സ്പേസ് എക്സാംപിൾ5 എന്റർ
ഫയലിന് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ള അക്കം ആണ് ഫയലിന്റെ ഇനോട് നംബർ
ഒരു സമയത്ത് ഇനോഡ്സ് കൃത്യമായി ഒരു directoryയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ഒറ്റ inodeമായി ഒന്നിലധികം ഡയറക്ടറീസ് ബന്ധിപ്പിക്കുന്നതിനായി ഹാർഡ്ലിങ്ക്സ് ഉപയോഗിക്കുന്നു
ഈ ലിങ്ക് ഉണ്ടാക്കുന്നതിനുള്ള കമാൻഡ് ആണ് എൽഎൻ
ഹാർഡ് ലിങ്ക് സൃഷ്ടിക്കുന്നതിനുള്ള എൽഎൻ കമാൻഡിന്റെ ഘടന എൽഎൻ സ്പേസ് സോർസ് സ്പേസ് ലിങ്ക് ഇവിടെ സോർസ് നിലവിലുള്ള ഫയലും ലിങ്ക് സൃഷ്ടിക്കേണ്ട ഫയലുമാണ്
ഇപ്പോൾ ഹാർഡ് linksന് ചില ഉദാഹരണങ്ങൾ നോക്കാം
സ്ക്രീൻ വീണ്ടും വൃത്തിയാക്കട്ടെ
കമാൻഡ് ടൈപ്പ് ചെയ്യുക എൽഎൻ സ്പേസ് എക്സാംപിൾ1 സ്പേസ് എക്സാംപ്ലെൽൻ
എന്റർ പ്രസ് ചെയ്യുക
രണ്ട് ഫയലുകളുടേയും ഇനോട് നമ്പർ കാണിക്കുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് i സ്പേസ് എക്സാംപിൾ1 സ്പേസ് എക്സാംപ്ലെൽൻ എന്റർ
ഇവിടെ രണ്ട് ഫയലുകളുടേയും ഇനോട് നമ്പർ ഒന്ന് തന്നെയാണെന്ന് കാണാം
എക്സാംപിൾ1 ഫയലിന്റെ ഹാർഡ് ലിങ്ക് ആണ് ഫയൽ എക്സാംപ്ലെൽൻ മറ്റൊരു ഫയൽ അല്ലെങ്കിൽ directoryയുടെ റഫറൻസ് അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് pathന്റെ രൂപത്തിൽ ഉൾകൊള്ളുന്ന ഒരു പ്രത്യേക ഫയൽ ടൈപ്പ് ആണ് സോഫ്റ്റ് ലിങ്ക് അല്ലെങ്കിൽ സിംബോളിക് ലിങ്ക്
സോഫ്റ്റ് ലിങ്ക്സ് സൃഷ്ടിക്കുന്നതിനുള്ള എൽഎൻ കമാൻഡിന്റെ ഘടന എൽഎൻ സ്പേസ് s സ്പേസ് target filename സ്പേസ് symbolic filename ഇപ്പോൾ സോഫ്റ്റ് linkന് ചില ഉദാഹരണങ്ങൾ നോക്കാം
സോഫ്റ്റ് ലിങ്ക് സൃഷ്ടിക്കുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക എൽഎൻ സ്പേസ് s സ്പേസ് എക്സാംപിൾ1 സ്പേസ് എക്സാംപിൾസോഫ്റ്റ് എന്റർ പ്രസ് ചെയ്യുക
ഇപ്പോൾ രണ്ട് ഫയലുകളുടെ ലിസ്റ്റും ഇനോട് നമ്പറും കാണിക്കുന്നതിനായി ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് li സ്പേസ് എക്സാംപിൾ1 സ്പേസ് എക്സാംപിൾസോഫ്റ്റ് എന്റർ പ്രസ് ചെയ്യുക
ഇവിടെ രണ്ട് ഫയലുകളുടേയും ഇനോട് നമ്പർ വ്യത്യസ്ഥമാണെന്നും എക്സാംപിൾസോഫ്റ്റ് example1ന്റെ സോഫ്റ്റ്ലിങ്ക് ആണെന്നും കാണാം
ഇവിടെ പഠിച്ചത് ഒരു ഫയലിന്റെ പെർമിഷൻ ഓണർഷിപ്പ് ഗ്രൂപ്പ് എന്നിവ മാറ്റുന്നത് പോലുള്ള ലിനക്സ് ഫൈൽ അട്രിബ്യൂട്ട്സ്
ഒരു ഫയലിന്റെ ഇനോട് സോഫ്റ്റ് ആൻഡ് ഹാർഡ് linkകൾ
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ